ഹലോ ആരാണ്

ആ സവാദ് ആണല്ലേ ആ പറയൂ പറയൂ.

ആ സുഖം അലഹം ദുലില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സുഖം അല്ലേ

ഹാ നാട്ടിലാണ് നാട്ടിലാണ് നിങ്ങൾ എവിടാ

എന്താ കോളേജ് ന്റെ പാട് ഒക്കെ എങ്ങനെ ആണ് അവിടെ റാഹത്ത് അല്ലേ

അവസ്ഥ ഇപ്പം അന്തരിഷഓ കാലാവസ്ഥ ഒക്കെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്നാലും രാവിലെ നല്ല തണുപ്പാണ് ഉച്ചയ്ക്ക് ചൂടാണ്പിന്നെ സന്ധ്യയാകുമ്പോൾ വീണ്ടും ചൂട്.കുറഞ്ഞ്ഒരു മീഡിയം ലെവലിൽ എത്തുംഅങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിത്യമായിട്ട് പറയാൻ കേരളത്തിലെഒരു കാലാവസ്ഥ തന്നെയാണ് തിരുവനന്തപുരത്ത് ഉണ്ടാവും.

അങ്ങനെ തന്നെയാണ്. പിന്നെ ചിലപ്പോൾ അങ്ങോട്ട് ചിലപ്പം വടക്കൻ കേരളത്തിൽ. മഴ പെയ്യുംഅപ്പോൾ അവിടെ മഴ ഇല്ല അങ്ങനെ ചെറിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കി എല്ലാം കറക്ടാണ്.

ഈ പ്രളയം ഒക്കെ പ്രളയം സംഭവിക്കുമ്പോൾ ഒക്കെ ഈ കാലാവസ്ഥ ഇതുണ്ടാക്കുമ്പോൾ തിരുവനന്തപുരത്ത് അതു ബാതിക്കാറുണ്ടോ ? തിരുവനന്തപുരത്ത് ഹാ തിരുവനന്തപുരത്തും ബാധിച്ചിരുന്നല്ലോ.ഒരുപാട് മേഖലകളിലും പല പ്രത്യേകിച്ച് പറയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കടലോര പ്രദേശങ്ങളിൽ ഒക്കെ ഒരു പാട് വീടുകൾ ഒക്കെ വെള്ളം കയറി പോകുകയും പ്രശനങ്ങൾ ഒക്കെ ഉണ്ടായിട്ട് ഉണ്ടായിരുന്നു

അതില് കേരളത്തിന്റെ എതിലപ്പെടുന്നത് കേരളത്തില് എപ്പോൾ നാല്പത്തിനാല് നദി കൾ ഉണ്ടല്ലോ അത് എതിലാണ് നാല്പത്തിനാല് നദിയോ നദി അല്ലാകടല് കടലിന്റെ അറ്റം കടൽതീരം

കോളേജ്ന്റെ അവിടെ രാവിലെ നല്ല മഞ്ഞ് ഉണ്ടാകും കോടമഞ്ഞ് പോലെ ഇങ്ങനെ നമുക്ക് മറ്റൊരുതെരെ കാണത്തെ രീതീല് മഞ്ഞ് ഉണ്ടാകും ഒര് ആർ മണിന്റെ ഇടെ ഒക്കെ പിന്നെ അതു ശരിയായിട്ട് വരും ഒരു ഏഴു മണി ആകുമ്പോ സദാ ഒരു പിന്നെ പൊതുവേ ചൂട് ആണ്

ഹാ അപ്പോ ഈ തണുപ്പ് കാരണം ചുണ്ട് പൊട്ടല് ഒക്കെ ഉണ്ടോ

അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാറില്ല അത്രക്ക് തണുപ്പ് ഇതുവരെ അനുഭവിച്ചില്ല

മഴ അതുതന്നെ മഴ ഉണ്ടാവാർ കുറവാണ്

എന്നാൽ ഇവിടെ നല്ല മഴ ഒക്കെ ഉണ്ട് കേട്ടോ പ്രശനം ഇല്ല മ്മ്

കാലാവസ്ഥ അതായത് ഇപ്പോ എങ്ങനെയാ പൊതുവേ ഇപ്പം ജൂൺ മാസം ഒക്കെ ആണല്ലോ മഴ ഉണ്ടാകാറ് അതേ രീതിയിൽ ആണോ അവിടെ ഉണ്ടാകല്

അല്ലാ അല്ലാ വളരെ മാറ്റം ആണ് ഇപ്പോൾ കാലാവസ്ഥയുടെ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മക്ക് കൃത്യമായിട്ട് ഒന്നും പറേഡിക്ഷൻ ചെയ്യാൻ കഴിയില്ല.

പലപ്പോഴും പല രീതിയിൽ ചിലപ്പോൾ ചൂട് കാലത്ത് മഴ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പോക്കാണ് ഇപ്പോ പോയകോണ്ടിരിക്കുന്നത് അതീപ്പൊ പ്രകൃതിന്റെ ഇത് അനുസരിച്ചിട്ട് കാലവസ്ഥന്റെ ഇതും മാറി

മാർച്ചില് മെയ് കാലത്ത് ചൂട് ആയിരുന്നു ജൂൺ കാലത്ത് മഴ പെയ്യുന്നു എന്നു ഒക്കെ ആണ് പണ്ട് മുതലുള്ള ഒരു ഇത്

ഹാ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കാലാവസ്ഥക്കാരൊക്കെ വെറുതെ അവിടെ പൊടിപിടിച്ചിരിക്കുന്ന പരിപാടിയാണ് കാരണം അവർ പറയണത് ഒക്കെ എല്ലാം തെറ്റാണ്

ഒന്നാമത് നമ്മുടെ ഈ കൈകടത്തലുകള് തന്നെ അല്ലേ നമ്മള് പ്രകൃതിയില് ഇത് ഉണ്ടാക്കുന്ന കൂടി കാലാവസ്ഥ അതിന് ഹാ മാറുകയാണ് അതാണ് ഏറ്റവും വലിയ ഒരു പ്രദാന പ്രശ്നം മനുഷ്യര് തന്നെ ആണ് പ്രകൃതിയെ ഈ പരുവത്തിലാക്കി മാറ്റിയത് എന്നു നമുക്ക് പറയാൻ കഴിയൂ

ഇന്ത്യ യുമായിട്ട് ഇന്ത്യ യിലെ ബാക്കി ഉള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തില് കാലാവസ്ഥ എങ്ങനെ നല്ല ഒരു കാലാവസ്ഥ ആണ് എന്നാണല്ലോ പറയാ അതുകൊണ്ട് ആണല്ലോ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഒക്കെ പറയപ്പെടുന്നത് പക്ഷേ ഇപ്പോ അതിന്റെ ഒരു സ്ഥിതി ഒക്കെ നമുക്ക് എത്രത്തോളം മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയുമല്ലോ

നിങ്ങൾക്ക് എപ്പോ ആണങ്കില് തമിഴ് നാടിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലേ തിരുവനന്തപുരം

അപ്പോ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകല് അറിയുമോ അവിടെ പൊതുവേ ചൂട് ആണ് പിന്നെ മഴ ഒക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവേ ചൂടേ ആണ്

കാലാവസ്ഥ നമ്മുടെ ഇവിടുത്തെ ഈ അവസ്ഥ വെച്ചു നോക്കുമ്പോൾ നല്ല ചൂടും കാലമാണ് എങ്കിലും നമ്മളെ പോലെ ഇ ഒരു വിഷ് ഇതൊണ്ടല്ലോ പുഴുങ്ങലൂ പോലത്തെ ആ ഒരു ആ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാകലില്ല നല്ല ചൂട് ആണ് ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ

അല്ല ഇപ്പം പറയവല്ലോ കേരളത്തില് തെങ്ങുകള് കൂടുതലുള്ള നാട് എന്ന് പറയാറ് ഉണ്ടല്ലോ

ഇപ്പം അതിന്റെ കാലാവസ്ഥ തന്നെ മ്മാ അതുകൊണ്ട് തന്നെ ഒക്കെ ആരിക്കും കാലവസ്ഥകള് മാറാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ആണ് കുട്ടികളുടെ എടുത്ത് ഇനിയും പല വരും കാലത്ത്പുതിയ ഇനീം മഴ എങ്ങനെ ആണ് പെയ്യുന്നത് എന്നു പറഞ്ഞ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ വന്നേക്കാം

കാരണം ഇനിയും മഴ പെയ്യാത്ത രീതിയിൽ ചൂട് അതിക്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഗ്ലോബൽ വാമിങ് നമുക്ക് അറിയാം

ഒരു പാട് പ്രശ്നങ്ങള് ഒക്കെ സമൂഹത്തില് വന്നോൻഡ് ഇരിക്കുന്ന ഉണ്ട്

അല്ല അവസ്ഥ ഇനിയും പ്രകൃതിയെ സംരക്ഷിക്കുന്നതോടൊപ്പം ആണ്. ആ പണ്ടത്തെഒരു കാലാവസ്ഥ തിരിച്ചു കിട്ടുക.

കിട്ടുക ആ അതാണ് ഏറ്റവും നല്ല ഒരു മാർഗം പോംവഴി എന്നുള്ളത്

അതേ പോലെ തന്നെ കാലവസ്ഥനെ കുറിച്ച് ഉള്ള പഠനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ ഇപ്പം എന്തുകൊണ്ട് മഴ പെയ്യുന്നു ഇപ്പോ അവിടെ ഏതോ ഒരു നാട്ടില് എന്തോ ഇത് ഏതോ രാജ്യത്ത് ഇങ്ങനെ മഴ ഉണ്ടാക്കി പെയ്യിക്കുന്നു അങ്ങനെ എന്തോ ഒരു കണ്ട് പിടിത്തം എന്തോ ഒന്നു നടത്തിയിരുന്നെന്ന്തോന്നിയല്ലോ

അതായിതു അത് എത്രത്തോളം യഥാർഥ്യം ആക്കാൻ കഴിയും എന്ന് അറിയില്ല കാരണം കൃത്രിമമായി മഴ പെയ്യിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കളി ക്ലൈമറ്റിന് വത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല സ്വാഭാവികം ആയിട്ടും കാലാവസ്ഥ ആ രീതിയിൽ ആയിരിക്കും നിലയ്ക്കുക മനുഷ്യ നമുക്കറിയാമല്ലോ കൊച്ചിയിൽ തന്നെ ഉണ്ടല്ലോ വൻഡെർലയില് ഒരുപാട് പ്രകൃതിയാ ൽ ഉണ്ടാക്കുന്ന തിരമാല അതൊക്കെ ഉണ്ടാക്കുന്നത് മനുഷ്യൻ മാരുടെ കണ്ടുപിടിത്തങ്ങളിലൂടെ ആണ് അതു കൊണ്ട് ഒന്നും യാതൊരു

സുന്ദരമായ പ്രകൃതിയെ നമ്മെ സംരക്ഷിച്ചാലേ നമുക്കൊരു നല്ലയൊരു കാലാവസ്ഥ ഉണ്ടാകൂ കാലാവസ്ഥ ഉണ്ടാകുകയുള്ളൂ തീര്ച്ചയായും തർച്ചയായും